എടാ, ഞാനേ ഒരു രക്ഷാ ഉപവ് എടുത്താലോ എന്നുള്ള ആലോചനയിലായിരുന്നെ. ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും എടുത്ത് വച്ചിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഞാൻ മാത്രം ആയിട്ട് എടുക്കാണ്ടിരിക്കുന്നത് എന്തിനാ? നിങ്ങളുടെ അവിടെയൊക്കെ എടുത്ത് എടുത്തിട്ടുണ്ടോ? ആ. ഈ അടുത്ത് ഇവിടെ എന്റെ മാതാപിതാക്കൾ ഇതിനെ പറ്റി പറയുകയുണ്ടായി.

എന്താണ് നിനക്ക് അതിനെ പറ്റിയുള്ള അഭിപ്രായം? അത് എടുത്ത് വെക്കുന്നത് അത്രയും അനിവാര്യമാണോ? എടുത്തു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ മാതാപിതാക്കൾ അതിനെ പറ്റിയിട്ട് ഒരു മാസം മുൻപാണെന്ന് തോന്നുന്നു പറഞ്ഞിരുന്നത്. ആ വ്യക്തമായിട്ട് തന്നെയാണ് അവർ ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ അതെങ്ങനെയാണ് അത് അതിന് വേണ്ടി കൊടുക്കുകയെന്നൊന്നും എനിക്കറിയില്ല. ആണല്ലേ. ആ അത് സാരമില്ല. ഞാൻ വേറെ ഏതെങ്കിലും സുഹൃത്തിനെ വിളിച്ച് ചോദിച്ച് അതിനെ പറ്റി അന്വേഷിക്കാം. ഞാൻ ഇപ്പോൾ ഇത് എന്താണെന്ന് അറിയുമോ ചെയ്യാമെന്ന് കരുതിയത്? കാരണം ഏഹ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾക്ക് വിചാരിക്കുന്ന പോലെയല്ലല്ലോ ജീവിതം പോകുന്നത്. അപ്പോൾ ആ ധാരാളം പേര് വാഹനാപകടങ്ങളിൽ മരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏഹ് എന്താ പറയാ അസുഖങ്ങൾ ഒക്കെ വന്ന്. ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാവുന്നതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ പറഞ്ഞത് നമുക്ക് ഇത് എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ആശങ്ക എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് എടുത്തത് നമുക്ക് ഇതിന്റെ ആവശ്യം വന്നില്ലെങ്കിലോ എന്നോർത്താണ്. ഞാൻ ഇത്രയും നാളും അതോർത്താണ് അത് എടുക്കാതിരു ഇരി ഇരുന്നത് തന്നെ. കാരണം എല്ലാവർക്കും ഇത് ആവശ്യം വരണമെന്നില്ലലോ. പക്ഷെ എന്റെ വേറെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ ഞാൻ ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ അവർ എന്താണ് പറഞ്ഞത് എന്ന് വെച്ചാൽ അങ്ങനെ നോക്കണ്ട. കാരണം ഏഹ് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. നമ്മൾ അങ്ങനെ നടന്നില്ലെങ്കിൽ അത് നഷ്ടമാവില്ലേ എന്ന് വിചാരിച്ച് ചെയ്യാണ്ടിരിക്കരുത്. പറ്റുന്ന അത്രയും നേരത്തെ തന്നെ അത് എടുക്കാൻ ആണ് പറഞ്ഞത്. നിങ്ങളുടെ എങ്ങനെ കൊടുത്തത്? ആഹ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആഹ്

നീ ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് മറ്റുള്ളവരോട് അന്വേഷിച്ചിരുന്നോ? എങ്ങനെയാണ് ഇത് എടുക്കുന്നത് ഞാൻ അത്ര ഗംഭീരമായിട്ടുള്ള ഒരു അന്വേഷണമൊന്നും നടത്തിയില്ല. എന്നാലും ചെറിയ രീതിയിൽ ഒക്കെ. കാരണം ഞാൻ ഇത് എടുക്കുന്നതിന് മുന്നേ എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. ഇത് എടുക്കാൻ എങ്ങനെയായിരിക്കും? വാർഷികമായിട്ടാണോ അതോ മാസതവണയായിട്ടാണോ പോലെ ധാരാളം സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഇവർ പറഞ്ഞത് എടുക്കുകയാണെങ്കിൽ വാർഷികമായിട്ട് തന്നെ എടുക്കാനാണ്. കാരണം മാസത്തവണയാകുമ്പോൾ കുറച്ച് കൂടി അടക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് വാർഷികമാവുമ്പോഴേ അത് ഒറ്റത്തവണ അടച്ചാൽ അതങ്ങ് തീർന്നോളും. ഇത് ഇപ്പോൾ മാസത്തവയാണെങ്കിൽ നമ്മൾ എല്ലാ മാസവും ഇതിന്റെ പുറകെ നടക്കണ്ടേ.

ആഹ്. അത് ശരിയാണ്. അത് ശരിയാണ്. അതുമല്ല ഞങ്ങൾ വീട്ടിൽ എല്ലാവരും എടുക്കുന്നുണ്ട്. മുത്തശ്ശൻ, അമ്മൂമ്മ, അൻ...അനിയൻ അങ്ങനെ വീട്ടിൽ എല്ലാവരും. അച്ഛൻ, അമ്മ അങ്ങനെ എല്ലാവരും. എല്ലാവരും കൂടെ ഒരുമിച്ച് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.

ആഹ്. അതെ. അതെ. പിന്നെ എന്താണെന്ന് വെച്ചാലേ അമ്മ ഏഹ് സർക്കാർ ജീവനക്കാരിയാണല്ലോ. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അവിടെ നിന്ന് എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതും കൂടെ കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം അതാവുമ്പോഴത്തേക്കും

ഔദ്യോകികമായിട്ട് അതിനായിട്ട് അതിനെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അവരുടെ അവിടെ നിന്ന് തന്നെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ചെയ്ത് കൊടുത്തോളും. നിങ്ങളൊക്കെ എങ്ങനെയാണ് എടുത്തത്? അടുത്തുള്ള സ്ഥാപനത്തിൽ പോയി എടുക്കുകയാണോ ചെയ്തത്? അതോ നിങ്ങളെ വീടുകൾ അന്വേഷിച്ച് വന്നോ?

ആഹ്. എന്റെ വീടുകളിൽ അന്വേഷിച്ച് വരുകയാണ് ചെയ്തത്.

ആഹ്. അതെ. ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് അവർ വന്നതെന്ന് അച്ഛനും അമ്മയും പറഞ്ഞത്.

ആണല്ലേ. ആഹ്. അതാണെങ്കിൽ സൗകര്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകളിൽ വന്നു കഴിയുമ്പൊത്തേക്കും അതായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ തന്നെ അങ്ങ് ചെയ്തോളും. നമ്മൾ അതിന്റെ പുറകെ ഓടേണ്ടി വരില്ല. മറ്റതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളിലും കേറിയിറങ്ങി നടക്കേണ്ടി വരും.

അതെ. അതെ. തീർച്ചയായിട്ടും. അവർ തന്നെയാണ് അതെല്ലാം ശരിയാക്കി കൊടുത്തതും. ആണല്ലേ. നിന്റെ ഏഹ് വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ എടുത്തിട്ടുണ്ടോ അതോ നിങ്ങളാണോ ആദ്യം എടുത്തത്?

ആഹ്. സത്യം പറഞ്ഞാൽ ഈ രക്ഷാ ഉപവം ഇത്രയും എന്താ പറയാ കാര്യമായിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു. നമ്മൾ ഇങ്ങനെ ധാരാളം പരസ്യങ്ങളൊക്കെ കാണുവേ. പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇത് ഇത്ര മാത്രം വലിയ സംഭവം ആണോ എന്ന്.

ആഹ്. ഇത്രത്തോളം ആവശ്യ ആവശ്യകത. ഇത്രത്തോളം ആവശ്യകത ഇതിനുണ്ടായിരുന്നു എന്ന് എനിക്കും അറിയില്ലായിരുന്നു. അതെ. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ എന്തെങ്കിലും ചികിത്സ ആവശ്യമായിട്ട് ആശുപത്രിയിൽ പോവാണെങ്കിലും അവർ നമ്മളെ പരമാവധി പിഴിഞ്ഞൂറ്റും. നമുക്ക് വലിയ കാര്യമായിട്ടുള്ള രോഗങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പക്ഷെ അവർ ഏഹ് എന്താ പറയാ നമ്മളെ എങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാമോ അങ്ങനെയൊക്കെ

പ്രത്യേകിച്ചും നമ്മൾ ഈ തീവ്രപരിചരണ വിഭാഗത്തിലെങ്ങാനും പെട്ടുപോയാൽ. എന്റെ ഞാൻ എന്റെ പൊന്നോ ഞാൻ ഏഹ് എന്റെ ഒരു സുഹൃത്തിന്റെ വലിയ കാര്യമായിട്ടുള്ള പരിക്കൊന്നും ആൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വാഹനാപകടം ആയിരുന്നു ചെറിയ രീതിയിൽ. അപ്പോൾ അപ്പോൾ തന്നെ ഇവർ ഇവർക്ക് ഇവർ ആണെങ്കിൽ എന്താ പറയാ പരമാവധി ആൾക്കാരെ ഈ തീവ്രപരിചരണ വിഭാഗത്തിൽ കൊണ്ട് ഇടുകയും ചെയ്യും.

ആഹ്. അതുപോലുള്ള സന്ദർഭങ്ങളിൽ ഒരു ഉപകാരമായിരിക്കും അല്ലെ. അത് തന്നെ. അപ്പോൾ ഞാനാണെങ്കിൽ എത്രയും വേഗം തന്നെ രക്ഷാ ഉപവ് എടുത്ത് വെയ്ക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ ഞാൻ നിന്റെ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കാമെന്ന് ഓർത്തിട്ടേ ചുമ്മാ വിളിച്ചതാണ്. ആഹ്. എന്തായാലും അത് നന്നാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.